മനുഷ്യന് അല്ലാഹുവിലേക്ക് തിരിച്ചുപോകാൻ ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്--

ഒരു മത്സരം എന്ന കണക്കിൽ കോലം വരക്കുകയാണ്.

നാലുപേർ ഒരാളുടെ പ്രോജക്ട് വിശദീകരണത്തെക്കുറിച്ച് കേൾക്കുകയും--

ചെറിയ ചട്ടികളും വലിയ ചട്ടികളും അതുപോലെ തന്നെ തൂണുകളും ഒക്കെയാണ് കാണപ്പെടുന്നത്.

ഇത് രണ്ട് സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് പോസ്റ്ററുകളാണ് .

ഈ ചിത്രം സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ ടൂറിസ്റ്റ് മേഖലയെക്കുറിച്ച് ആണ് അതായത് ഇത് ഒരു റിസോർട്ട് ആണ്.

ഇത് ഒരു ഐസ് ക്രീം കടയുടെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുന്നത്.

ഒരു ഈ ചിത്രം എന്നുള്ളത് ഒരു കായിക മത്സരത്തെ സൂചിപ്പിക്കുന്നു.

വാങ്ങുവാനും അതിൻറെ പണികൾ സാധനങ്ങളും ഇവിടെ ലഭിക്കും.

ഈ ഓഡിറ്റോറിയത്തിലാണ് അവരുടെ പരിപാടികൾ നടത്താറ്.

ഇവിടെ എല്ലാത്തരത്തിലുള്ള ഫർണിച്ചറുകളും ലഭിക്കും ഇത് ഒരു സ്വയം തൊഴിലാണ്.

ഓഫീസിന്റെ വൃത്തിയെ കുറിച്ചാണ് ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കുന്നത്.

ങ് ഹോട്ടലിൽ ഭക്ഷണങ്ങളും ഏ മുറികളും ഉണ്ട്.

ഇവിടെ പ്രിന്ററുകളും മറ്റ് സാധനങ്ങളും ഉണ്ട്.

അതുപോലെതന്നെ മത്സ്യവും മറ്റു വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ ലഭിക്കും.

ഇത് നിറയെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്താണ് ഉണ്ടാ ജീവിക്കാറ്.

ഈ ചിത്രം നമുക്ക് കാണിക്കുന്നത് ഒരു ഐസ്ക്രീം കടയാണ്.

അതുപോലെ തന്നെ ആളുകൾ പരസ്പരം ഒത്തുചേർന്നാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്.

ഇവരും സ്വന്തം വീട്ടിൽ വെച്ച് തരുകയും ചെയ്യും ഇത് വളരെ ഉപകാരപ്രദമാണ്.

ഇത് ഒരു ഗിഫ്റ്റ് ഷോപ്പും അതുപോലെ തന്നെ ഒരു ക്രാഫ്റ്റുകൾ ഒക്കെ വിൽക്കപ്പെടുന്ന ഫ്രെയിമുകൾ ഒക്കെ വിൽക്കപ്പെടുന്ന ഒരു കടയാണ്.

ഇത് ഒരു കാറിന്റെ വാഹനം അപകടം കാരണം അതിന്റെ പെയിന്റ് പോയതിനെ തിരിച്ച് പെയിന്റ് ചെയ്യുന്നതാണ്.

എല്ലാത്തരം വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും അവർ നന്നാക്കുന്നു.

ഈ ചിത്രം എന്നുള്ളത് ഒരു റെയിൽ പാലത്തിന്റെ താഴെ ആയിട്ടുള്ള പുഴയുടെ അരികിൽ--

ഇത് ഒരു സ്കൂളിൻറെ മതിൽ ആണ് ഇവിടെ--